നിങ്ങളത് ആഹ് നിങ്ങളത് നിങ്ങളിത് പറയാൻ തൊടങ്ങീട്ട് കൊറേ ആയി. നിങ്ങളിതേ same dialogue തന്നെയാണ് എപ്പളും പറണേ. പക്ഷെ നിങ്ങള് പ്രവർത്തിക്കുന്നില്ല. ഇപ്പളും ഞങ്ങക്ക് range ഇല്ല. അയി

ആദ്യം കിട്ടീനല്ലോ ഇപ്പൊ പെട്ടെന്നാണ് കിട്ടാണ്ടായേ. phone ലേക്ക് call വന്നയിഞ്ഞാ ചെലപ്പോ വേറെ ആരേലും call എയ്തുകഴിഞ്ഞാൽ switch off ന്നൊക്കെയാണ് പറയണെ. എന്നിട്ടവര് കാണുമ്പോ പറയും നിന്‍റെ phone switch off ആയിരുന്നല്ലോ എന്താ പറ്റിയത്? അപ്പളാ ഞാൻ അറിയണെ phone switch off ഒന്നും ആയിരുന്നില്ല പക്ഷെ വിളിച്ചുകഴിഞ്ഞാൽ switch off

നിങ്ങടെ wifi ന്ന് പറഞ്ഞിട്ട് അതും range ഇല്ലെങ്കിലോ?

വേറെയും കൊറേപ്പേര് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങള് നിങ്ങളത് report എയ്യാത്തകൊണ്ടാണ് ഹും ഹും ഇതിപ്പൊ വെറുതെ recharge ചെയ്ത് വെറുതെ cash പോയീന്നേള്ളു. ഒന്നും use ചെയ്യാൻ പറ്റണില്ല. എന്നിട്ടിപ്പോ ഞാൻ വേറെ SIM ഇടുത്തു. അത് നല്ല fast ഇണ്ട്. നിങ്ങടെ SIM ആണ് നിങ്ങടെ SIM ഇലാണ് ഈ bank account ഉം ഇതൊക്കെ ഇതച്ചിട്ടാണ്. അതുകൊണ്ടാണ് പിന്നെ ഫോ~

പരി~ port ചെയ്യല്ലെന്നു പറഞ്ഞുകയിഞ്ഞാൽ ഞങ്ങക്ക് ഞങ്ങടെ കാര്യങ്ങൾ നടക്കണ്ടെ? ഇത് നിങ്ങള് ഒരുമാതിരി മര്യാദയില്ലാതെയാണ് സംസാരിക്കണെ. നിങ്ങള് സംസാരത്തില് മാത്രള്ളൂ. നിങ്ങള് പരി~ പ്രവർത്തിക്കുന്നില്ല. അല്ലല്ലാ ഞാൻ ചൂടായതല്ല, കാര്യം പറഞ്ഞതാണ്. നാല് മൂന്ന് വട്ടായിത് നിങ്ങള് കളിപ്പിക്കണപോലെ ശെരിയാക്കാ ശെരിയാക്കാന്ന് പറേണെ. ക്ഷേ നിങ്ങള് ശെരിയാക്കിത്തരുന്നില്ല. ഇതിപ്പോ അത്യാവശ്യം ഒരു call പോലും ചെയ്യാൻ പറ്റണില്ല ചെല സമയത്ത്. ചെല സമയത്ത് full range പോയപോലേണ് ഉം ഇത് വെർതെയീ month ഇപ്പോ four ഇൽ~ ആഹ് ഒര~ One month wait ചെയ്യാന്ന് പറഞ്ഞ് കയിഞ്ഞാ അത്‌ വരെല്ല call ഒക്കെ ഞങ്ങളെന്താ ചെയ്യാ?

ആഹ് അതേ അതേ ഇപ്പൊ marriage അ് ഒറപ്പിച്ചിരിക്കേണ്. wife നെ ഒന്ന് call ചെയ്യാൻപോലും പറ്റണില്ല. late ആയിക്കഴിഞ്ഞാ തെറ്റിപ്പോവും. ദൊക്കെ ഞാന്‍ ആരട്ത്താ വിളിച്ച് വെഷമം പറയ്യാ നിങ്ങളെടുത്തല്ലാതെ. ഒന്നുങ്കി നിങ്ങളിത് ശരിയാക്കിത്തരണം അല്ലെങ്കി ഞാൻ വേറെ port ചെയ്യും. നാളെ എവിടുന്ന് അയക്കൂന്നാന്ന്? ങ്ങടെ പാലക്കാട് നിങ്ങടെ office എവിടെ? ങ്ങടെ പാലക്കാട് പാലക്കാട് നിങ്ങടെ office എവിടേണ്? മലപ്പുറത്ത് മലപ്പുറന്നാളെ വിട്വോ നിങ്ങള് നാളെ?

ഞാൻ port ചെയ്യണോ അതോ നിങ്ങള് ശെരിയാക്കിത്തര്വോ? ശെരിയാക്കിത്ത~ ഉം ആ പറയണം ഏർ ക്കുന്നെ

ആ okay net ന്‍റെ കാര്യം okay but call എയ്യാൻ എന്ത് ചെയ്യും? wifi ച്ച് call എയ്യാൻ പറ്റൂല്ലല്ലൊ. അതുപോലെ ഇങ്ങട്ട് വ~ പ്പളും കൊറേ business calls വരണ്ണ്ട്, അതൊന്നും കിട്ടണില്ല. അതൊ~ക്കെ Tower location ഇവിടെ city ആണിത്. കുന്തിപ്പുയ മണ്ണാർക്കാട് കുന്തിപ്പുയാണ്. ഇവിടെ main city schools ഉം college വൊക്കെ ഇവിടത്തെ അടുത്തെന്നെയാ വരണെ. ഇവിടെ ഒരു range ന്‍റെ issue വരേന്നു പറഞ്ഞുകയിഞ്ഞാ ഒരിക്കലും ഇതല്ലാ നിങ്ങടെ problem ആണ് വേറെല്ലാടത്തും വിട്ടുന്നുണ്ടല്ലോ. വേറെല്ലാ SIM card കളും okay ആണിവിടെ. നിങ്ങടെയീ ന്ന് പറഞ്ഞ company മാത്രുള്ളൂ problem

ഒരിടിവെട്ടിയാ ഒരു കാറ്റു വന്നയിഞ്ഞാ പിന്നെ full പോകും. അത് ആദ്യായിട്ടൊന്നും ആവില്ല, നിങ്ങള് വെറുതേ report ചെയ്യാത്തകൊണ്ടാണ്. കൊറേ പേര് complaint ചെയ്തിട്ടുണ്ട്. പ്പ എന്‍റെ ഇവിടുന്ന് തന്നെ കൊറേപ്പേർക്ക് കിട്ടണില്ലാ, കൊറേ പേര് port ചെയ്തു, ഞാൻ port ചെയ്യാത്ത കാരണം ഇങ്ങനെ കൊറേ

ആ review കമ്മിയാവണം നിങ്ങക്ക്, നിങ്ങടെ service -അതങ്ങനെ ആയതുകൊണ്ടാണ് ഉം നിങ്ങടെ manager നൊന്നു contact എയ്യാൻ എന്താ ചെയ്യണ്ടേ? ഇല്ല നിങ്ങള് പരിഗണിക്കില്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞെ. നിങ്ങള് കൊറേയായി ഈ same dialogue പറയണേ, ഇന്ന് പരിഗണിക്കാം നാലെ പരിഗണിക്കാംന്ന് പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല. manager നെ ഒന്ന് contact എയ്യാൻ എന്തെങ്കിലും Manager ഇപ്പൊ നിങ്ങടെ office ലുണ്ടോ?

net on ചെയ്ത് നോക്ക് നിങ്ങക്ക് range കിട്ടണുണ്ടോന്ന്. അപ്പ ങ്ങക്ക് മനസ്സിലാവും ഞാന്‍ വെർതേ പറയല്ലാന്ന്. ആ okay എന്നാ നാളെ വന്നാ നിങ്ങളെന്തായാലും wifi എനിക്ക് വെച്ചുതരണം. അല്ലാന്നുണ്ടെങ്കി ഞാൻ എന്തായാലും port എയ്യും വീട്ടുത്തെ എല്ലാരേയും port എയ്യും ഹും?

അള്ളോ, പക്ഷെ എന്തൊക്കെ തന്നുകയിഞ്ഞാലും range കിട്ടണ്ടേ? Range കിട്ടാതെ എത്ര offer തന്നുകയിഞ്ഞാലെന്താ? ഇപ്പൊ ഞാൻ ഞ~ nine fo~ double four ന്‍റെ recharge ആ ഞാന്‍ ചെയ്തേക്കണെ, ഒരുപകാരോമില്ല, വെറുതേ. daily നിങ്ങള് daily threeGB യാ തരണേ. അയില് two point fiveGBnight ആവുമ്പളും ഉണ്ടാവും. കാരണം use എയ്യാൻ പറ്റണില്ല range കാരണം. സ്വന്തം വീട്ടിലിരുന്നിട്ട് net പോലും use എയ്യാൻ പറ്റാത്ത അവസ്ഥേണ്. മുന്നില് പൊറത്ത് പോണം

ആഹ് okay okay അഹ് okay ആ okay okay അതൊന്ന് first നിങ്ങളിതൊന്ന് ശെരിയാക്കിത്തരൂ. ഉം ഞാന്‍ നാളെ വന്നന്വേഷിച്ചു എന്‍ക്ക് wifi വെച്ച് തര്വോ?

ആഹ് okay okay എന്തായാലും നിങ്ങളൊന്ന് നാളെ അന്വേഷിച്ചുനോക്കൂ ശരിയായിട്ടില്ലാന്നുണ്ടെങ്കി ഇനിക്ക് വേറെ നിവൃത്തില്ല port ചെയ്യണ്ടിവരും.

ഉം ആഹ് okay okay അതെന്തായാലും ഞാന്‍ അന്വേഷിച്ചു നോക്കാ. okay okay

okay okay ഉം ഉം റാം എന്താ ചെയ്യുന്നെ ഇപ്പൊ?

Okay Okay abroad പോവാനാണെങ്കിൽ അഹ് റാം എടുക്കേണ്ടത് നമുക്കൊരു global advantage scheme ന്ന് പറഞ്ഞിട്ടൊരു scheme ഉണ്ട് ഉം അതായത് abroad പോയി പഠിക്കാനുളളവർക്ക് ഒരു scheme ഉം അതുപോലെ domestic ഇന്ത്യയിൽ നിന്ന് തന്നെ പഠിക്കാനാണെങ്കിൽ അവർക്ക് വേറൊരു scheme മുമാണ് അപ്പം റാമ് പുറത്തുപോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആഹ് പറ്റിയ scheme എന്ന് പറയുന്നത് നമ്മുടെ SBI global advantage scheme ന്നു പറയുന്ന scheme ആണ് ഉം അപ്പം ഇതിലാവുമ്പോ നിങ്ങടെ ഒരുപാട് expenses cover ചെയ്യാനും എല്ലാം ഏർ എന്താണ് service ഇതില്‍ on ആണ്. okay അപ്പം ഈ scheme ലാണെങ്കില്‍ നിങ്ങള്‍ക്ക് അഹ് പിന്നെ മിനിമം ഒരു ഇരുപത് ലക്ഷം മുതല്‍ ഒന്നരക്കോടി വരെ നിങ്ങൾക്ക് loan amount ആയിട്ട് sanction ചെയ്ത് തരാന്‍ പറ്റും okay Hello Okay ആഹ് yeah അപ്പം ഇത് നിങ്ങൾ application കൊടുക്കുന്ന സമയത്ത് ഒരു പതിനായിരം രൂപ processing fee ആയിട്ട് കൊടുക്കേണ്ടി വരും ഉം പിന്നെ ഈ ലോണ്‍ എടുത്ത് pay ചെയ്യണം pay ചെയ്യണം നിങ്ങൾ ഇതിനു വേണ്ടി apply ചെയ്യുമ്പോ തന്നെ പിന്നെ കൊടുക്കേണ്ടി വരും. കാര്യം minimum twenty lakhs മുതലാണ് നമ്മൾ കൊടുക്കുന്നത് loan Okay twenty മുതൽ ഒന്നരക്കോടി വരെയാണ് maximum limit. അപ്പൊ എന്തായാലും ten thousand നിങ്ങള്‍ processing fee ആയിട്ട്കൊടുക്കണം. ഈ loan sanction ആയിക്കഴിഞ്ഞാല്‍ നിങ്ങള്ടെ‍ college അല്ലെങ്കില് university ലെ അവിടുത്തെ fees അതുപോലെ hostelcharges പിന്നെ നിങ്ങള്‍ക്ക് അങ്ങോട്ടുമിങ്ങോട്ടും travel ചെയ്യാനുള്ള expense ഉം അതുപോലെ അവിടുത്തെ examination fee library fee പിന്നെ lab ഒക്കെ ഉണ്ടെങ്കില്‍ laboratory fee പിന്നെ നിങ്ങള്‍ക്ക് course നിടേല്‍ വരുന്ന എന്തൊക്കെ expenses ഉണ്ടോ അതൊക്കെ ഇപ്പം ചിലപ്പം class ന്ന് class ന്ന് tour പോവാണ് study tour പിന്നെ നിങ്ങള്‍ക്ക് വേണ്ട books പഠിക്കാന്‍വേണ്ട instuments uniforms പിന്നെ personal computers അല്ലെങ്കില്‍ laptops അത് ആവശ്യമുണ്ടെങ്കില്‍ അത് അതുപോലെ caution deposit building fund അങ്ങനെ എന്താ പറയുക all in all നിങ്ങള്‍ക്ക് അവിടെ abroad പഠിക്കുമ്പോ വരാന്‍ സാധ്യതയുള്ള എല്ലാ രീതിയിലുള്ള ചിലവും വഹിക്കാന്‍ വേണ്ടിയിട്ടാണ് ഈ education loan ഏർ എന്താണ് ഇതെല്ലാം cover ചെയ്യുന്നുണ്ടീ education loan ല്‍ ഉം അപ്പം ഇതിന്റെ repayment എന്ന് പറയുമ്പം നിങ്ങള്‍ക്ക് course കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് വര്‍ഷം പിന്നെ ഒരു ഒരു വര്‍ഷം കൂടി മൊത്തം പതിനാറ് വര്‍ഷം course കഴിഞ്ഞ് ഒരു പതിനാറ് വര്‍ഷത്തിനുള്ളില്‍ ഇത് തിരിച്ചടക്കണം. okay അപ്പം loan apply ചെയ്യുമ്പം സാധാരണ loan പോലെതന്നെ

ആഹ് collateral security കൊടുക്കണം okay പിന്നെ നമുക്ക് കുറെ documents അഹ് അപ്പം നിങ്ങള്‍ വന്നിട്ടൊരു application application കൊടുക്കുക അത് online ഉം ചെയ്യാം വേണെങ്കില്‍ offline ഉം ചെയ്യാം എങ്ങനായാലും ചെയ്യുമ്പോ നമുക്ക് കുറച്ച് KYC policy യുടെ ഭാഗമായിട്ട് കുറച്ച് documents ഉം ആവശ്യമുണ്ട് അത് ഒന്നെന്ന് പറഞ്ഞാല്‍ നിങ്ങടെ ID proof ആവശ്യമുണ്ട് അത് passport must ആയിട്ട് തരണം. പിന്നെ അതല്ലാതെ നിങ്ങടെ pan card ഓ ആധാറോ driving license ഓ അങ്ങനെ എന്തെങ്കിലും പിന്നെ

additional security എന്നുള്ള രീതിയില്‍ passport must ആയിട്ടും കൊണ്ടുവരണം okay പിന്നെ ഉം ഇത് ചെയ്യുമ്പംഎന്തായാലും ഒരു co~ co applicant കാണുമല്ലോ likeparents ആരെങ്കിലും റാമിന്റെ ആ അപ്പം അവരുടെ income proof കാണിക്കണം okay അതായതിപ്പം അഹ് അത് അത് വേണം. അപ്പം അവരുടെ ഒരു bank account statement കഴിഞ്ഞ ആറുമാസത്തെ ഒരു bank account statement ആവശ്യമുണ്ട് okay പിന്നെ professionals ആണെങ്കില്‍ ഇപ്പം doctor ഓ lawer ഓ അങ്ങനെ ആരെങ്കിലുമാണെങ്കില്‍ certificate of qualification അത് കാണിക്കണം, പിന്നെ business address ന്റെ proof വേണം. പിന്നെ IT sector ല്‍ഉള്ളവരാണെങ്കില്‍ അഹ് ആള്‍ കഴിഞ്ഞരണ്ട് വര്‍ഷത്തെ IT returns കാണിക്കണം okay അങ്ങനെ കുറച്ച് formalities ഉണ്ട്. പിന്നെ, പിന്നെ mandatory documents എന്ന് പറയുമ്പം ഒന്ന് ഞാന്‍ പറഞ്ഞ പോലെ passport പിന്നെ റാമിന്റെ tenth ന്റെ twelfth ന്റെ ആഹ് results കാണിക്കണം ഉം cerificates വേണം അതുപോലെ നിങ്ങള്‍ടെ graduation സമയത്തെ semester wise results കാണണം. അതുപോലെ പിന്നെ അഹ് degree ചെയ്തു എന്നല്ലേ പറഞ്ഞെ? ആ അപ്പം കുഴപ്പമില്ല. നിങ്ങള് entrance വഴിയൊക്കെയാണ് എന്തെങ്കിലും course secure ചെയ്തതെങ്കില്‍ അതിന്റെ results ഉം കാണിക്കേണ്ടി വരും. ഇതില് റാമിന് അതാവശ്യമില്ല. റാം ഏത് degree യാ ചെയ്തത്? അല്ല ഇപ്പ ഇവിടെ നാട്ടില്‍ ചെയ്തത് ഏത് course ആയിരുന്നെന്നൊന്ന് പറയുവോ BAeconomics അപ്പൊ കുഴപ്പമില്ല.

നിങ്ങടെ ഗ്രാ ഉം BA degree ലെ semester wise result ഉം കൂടി കാണിച്ചാല്‍ മതി okay പിന്നെ പി അതെയതെ അത് കാണിക്കണം, പിന്നെ നിങ്ങക്ക് അവിടെ ആഹ് എന്താ എത്രയാണ് education expense വരുന്നേന്ന് ഏകദേശം ഒരു ഏർ എന്തായാലും admission നോക്കി വെച്ച് കാണുമല്ലോ ഒരു college ല് അല്ല അത് loan എടുക്കില്ലല്ലോ ആഹ് അത് അപ്പൊ ആ admission ആഹ് ആ admission proof ഉം പറഞ്ഞോളു

okay മനസ്സിലായി റാം okay മനസ്സിലായി ആഹ് ഇപ്പം റാം ചെയ്യേണ്ടന്താച്ചാല് ആ expense ന്റെ ഒരു schedule അയക്കുക ആഹ് ഇപ്പം ഞാന്‍പറഞ്ഞല്ലോ നമുക്ക് tuitionfee travelexpence അങ്ങനെ എനിക്ക് തോന്നുന്നു university ലൊന്ന് enquire ചെയ്‌താല്‍ തന്നെ അവര്‍ അതിന്റെയൊരു schedule അയച്ചു തരുമായിരിക്കും. ഏകദേശം okay ആ ഒരു schedule എന്നല്ല എന്നുവെച്ചാല്‍ ആ expenses എല്ലാം cover ചെയ്യാൻ പോകുന്നത് ഈ bank loan വെച്ചായിരിക്കും. അപ്പം university ടെ അടുത്ത് ഒന്ന് request ചെയ്ത് കഴിഞ്ഞാല്‍ അവര് ആ schedule of expenses ഉം തരും. അതുപോലെ proof of admission ഉം വേണം. അതും university ടെ അടുത്ത് പിന്നെ ഒരു application അയച്ചു കഴിഞ്ഞാല്‍ അഹ് എനിക്കറിയില്ല യു കെ യില് എങ്ങനെയാണ് formalities എന്നുള്ളത് നോക്കീട്ട് university ന്ന് ഒരു proof of admission ഉം അതുപോലെ ഈ പറയുന്ന schedule of expense വേണം, പിന്നെ റാമിന്റെ ഒരു രണ്ട് passport size photographs വേണം. ഉം അതേപോലെ ഇപ്പം അച്ഛനാണോ co applicant അതോ അമ്മയോ? അച്ഛനാണ് അപ്പൊ അച്ഛന്റേം രണ്ട് passport size photograph കൊണ്ടുവരുക okay അപ്പൊ ഇത്രേയാണ് basically ഏർ അറിഞ്ഞിരിക്കേണ്ട information തരണ്ട documents loan അതെ അതെ loan എടുത്താലുള്ളോരു benefit ഇതൊക്കെയാണ് its okay basically yes അഹ് basical eligibility ആയിട്ട് വരുന്നത് see നിങ്ങള്‍ indian national ആയിരിക്കണം അതുപോലെ ആഹ് ഞങ്ങടെ RBI യില് priscribe ചെയ്തിരിക്കുന്ന ഞങ്ങള് loan കൊടുക്കുന്ന കുറച്ച് ആഹ് എന്താ countries ഉണ്ട് ഏതൊക്കെ countries ല്‍ പോകുമ്പോഴാണ് loan കൊടുക്കാന്‍ പറ്റുന്നെന്ന് ഒരു list of countries ഉണ്ട്. അപ്പൊ അവിടത്തെ ഏതെങ്കിലും university യിലാണെങ്കില്‍ മാത്രമേ നമുക്ക് കൊടുക്കാന്‍ പറ്റുള്ളൂ. ഇപ്പം യുറോപ്പ് എന്ന് പറയുന്നത് approved ആണ്. ഉം അപ്പൊ കുഴപ്പമില്ല.

ഉം ആ schedule കിട്ടുമ്പോഴില്ലേ അതെ അതെ ആഹ് അതെയതെ അത് ഉം ഉം അതൊന്ന് university ടടുത്ത് ചോദിച്ചാല്‍ മതി. അപ്പൊ ഏകദേശംഒരു idea കിട്ടുമല്ലോ. അത് വെച്ച് apply ചെയ്‌താല്‍ മതി ഉം. ഞാനീ പറഞ്ഞ documents ഒക്കെയായിട്ട് വന്നു കഴിഞ്ഞാല് നമുക്കതിന്റെ ബാക്കി formalities procedure ഒക്കെ എങ്ങനെയാന്നുവെച്ചാല്‍ അത് ഇവിടെ നമുക്ക് branch ല് വന്നാല്‍ മതി. ഉം അങ്ങനെ ചെയ്തോ. അതെ. ഇവിടെവന്നാ മതി. വന്നു കഴിയുമ്പം നമ്മടെ അഹ് branch ലിരിക്കുന്ന ആരോടെലും ചോദിച്ചാ മതി. അവര് guide ചെയ്തോളും കുഴപ്പമില്ല. പിന്നെ എന്താ generalquerries എന്തെങ്കിലുമുണ്ടോ?

ആ സ്ഥലം ഒന്ന്പറയുമോ? ചാത്തന്നുര് അവിടെ atm നുകുഴപ്പം വല്ലോമുണ്ടോ? വേറെ ഏതെങ്കിലു ന്ന് എടുക്കാന്‍ ശ്രമിച്ചോ റാംപിന്നെ? അതൊന്ന് നോക്കി നോക്കു കാര്യം ചെലപ്പം ഇനി അവിടുത്തെ നു എന്തെങ്കിലും പ്രശ്നമുള്ളതാണോന്ന് നമുക്ക് പറയാം പറ്റില്ലല്ലോ. ആണോ ആഹ് കാർഡിൻ്റെ പിന്നെ കാലാവധി കഴിഞ്ഞുന്ന് നോക്കിയാരുന്നോ? ആണോ? എന്നാ എനിക്ക് തോന്നുന്നത് ആഹ് പറഞ്ഞോ അതുശരി എന്നാ ചിലപ്പോ കാർഡിൽ എന്തെങ്കിലും ആ അതായിരിക്കും damage പറ്റിയിട്ടുണ്ടാവും ചിലപ്പോ അതായിരിക്കും ആഹ് read ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമായിരിക്കുമെന്നാൽ ആ damage ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റാറുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം കാർഡ് replace ചെയ്താ മതി. okay അപ്പൊ card repalcement നു വല്യ ഏർ procedure formality ഒന്നുമില്ല. എന്തായാലും ഈ loan application നു വേണ്ടി വരുവല്ലോ ബാങ്കിൽ ആ സമയത്ത് ഇവിടൊരു അതയതെ അപ്പൊ ബാങ്കിലെ branch ലൊരു written ആയ application കൊടുക്കുക അതായത് പുതിയൊരു കാർഡ് issue ചെയ്യാൻ വേണ്ടീട്ട് അപ്പൊ അവരവിടുന്നൊരു form തരും. okay ആ form fill ചെയ്ത് കൊടുക്കുക plus പോകുമ്പഴ് ആ ഉം കാർഡ് കിട്ടാൻ വേണ്ടീട്ട് മാത്രം ഒരു passport size photo കൊണ്ടുപോകുക പിന്നൊരു ID proof ഉം. ഏർ preferably ആധാർ അല്ലെങ്കിൽ driving license എതായലും ഒരു id proof കൂടി കൊടുക്കണം. അതുകഴിഞ്ഞ് അവരത് ആഹ് id proof copy മതി copy മതി ഒരു id proof ന്റെ copy യും നിന്നൊരു passport size photo യും ഇപ്രാവശ്യം കൊടുക്കുക

ആഹ് എടുത്ത് കഴിഞ്ഞ് അധികമൊന്നുമെടുക്കില്ലാ ഒരു രണ്ട്മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കൊടുക്കുന്ന postal address ൽ അവർ പിന്നെ deliver ചെയ്തുതരും. പുതിയ കാർഡും okay അത് use ചെയ്താ മതി. പഴേ കാർഡ് വേണ്ട പഴേ കാർഡ് ഇനി ആവശ്യമില്ല. ഇല്ലില്ല പുതിയത് issue ചെയ്യുവല്ലോ പഴേതിനി use ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്തായാലും ആ വെള്ളത്തിൽ വീണതിൻ്റെ ആയിരിക്കണം. ആ read ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. അഹ് കാര്യം UPI യും പിന്നെ ബാക്കി payments ഒക്കെ possible ആണെങ്കിൽ കാർഡിൻ്റെ പ്രശ്നം തന്നെയാൺ. അപ്പൊ ഇത് രണ്ട് രണ്ട്മൂന്ന് ദിവസത്തെ കാര്യമെയുള്ളു പെട്ടെന്ന് കിട്ടും കാർഡ് ഉം അഹ് അത് ചെയ്യാം. അത് branch ൽ വരുമ്പൊ അതും കൂടൊന്ന് ഏർ application ൽ അതും കൂടി ഉൾപ്പെടുത്തിയാൽ മതി.

ഏർ എനിക്ക് മനസ്സിലായില്ല റാം ചോദിച്ചത്? മതിമതി വേറേ പ്രശ്നമൊന്നും വരുന്നില്ല നിങ്ങടെ passbook കൂടൊന്ന് കാണിച്ചാൽ മതി ബാങ്കിൽ പോകുമ്പൊ എന്തായാലും passbook എടുക്കുമല്ലോ? വേറേ പ്രശ്നമൊന്നുമില്ല വേറേ പ്രശ്നപ്രശ്നമൊന്നുമില്ല. okay വേറെ querries എന്തെങ്കിലും? okay റാം വിളിച്ചതിൽ സന്തോഷം thank you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

league one ലും അർജെന്റിന ദേശീയ team ലുമായി forward ആയി കളിക്കുന്നു തൻ്റെ തലമുറയിലെ ഏറ്റവും മികച്ച foot ball കളിക്കാരിൽ ഒരാളായ അദ്ദേഹത്തിന് പരിഗണിക്കപ്പെടുന്നു മെസ്സി തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ foot ball of the yearFIFA ലോക foot baller of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 രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിലായി തുടരെ നാലാം തവണയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്

ഇദ്ദേഹത്തെ പൊ ഏർ പലപ്പോഴും ഇതിഹാസ താരം ഡീ ഡിയാഗോ മറഡോണ

നന്നേ ചെറുപ്പത്തിൽ തന്നെ മെസ്സി കളിക്കാൻ തുടങ്ങി യിരുന്നു. അദ്ദേഹത്തിൻറെ കഴിവ് ബാഴ്‌സലോണ വളരെ വേഗം തിരിച്ചറിഞ് ബാഴ്‌സലോണ club അദ്ധേഹത്തിന് ഉയരക്കുറവിന്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

അങ്ങനെ club നായി goal ഏർ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന record അദ്ദേഹം സ്വന്തമാക്കി ബാഴ്‌സലോണയിൽ അദ്ദേഹത്തിന്റെ ആദ്യ season ൽ തന്നെ ബാഴ്‌സലോണ ഡാലി

classic മത്സരത്തിൽ hat-trick നേടി അഹ് നേടിയതടക്കം ഇരുവത്താറു മത്സരങ്ങളിൽ നിന്നായി പതിനാ ആഹ് പതിനാല്‌ goal കൾ നേടി രണ്ടായിരത്തിയെട്ട് രണ്ടായിരത്തിയൊമ്പത് season അദ്ദേഹം മുപ്പത്തെട്ട് goal കൾ നേടി ആ സീ ആഹ് season ൽ ബാഴ്‌സലോണ മൂന്ന് കിരീടങ്ങൾ നേടിയപ്പോൾ team ൻറെ പ്രധാന ആയുധം മെസ്സി ആയിരുന്നു രണ്ടായിരത്തിയൊമ്പത് രണ്ടായിരത്തി പത്ത് season ൽ അദ്ദേഹം എല്ലാ മത്സരങ്ങളിലുമായി നാല് ഏർ നാല്പത്തിയേഴ് goal കൾ നേടുകയും ബാഴ്‌സലോണക്കായി ഒരു season ൽ ഏറ്റവും കൂടുതൽ goal കൾ നേടുകയെന്ന ബഹുമതി

championship ൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം. അതിന് ശേഷം അദ്ദേഹം അർജന്റീന team ൽ സ്ഥിരം അംഗമായി FIFA ലോക കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അർജന്റീനക്കാരനായി അദ്ദേഹം മാറി രണ്ടായിരത്തിയേഴിലെ copa american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 calender വർഷം ഏറ്റവും അധികം goal നേടിയ കളിക്കാരൻ എന്ന record ൽ ആഹ് ബുള്ളെറെ അതായത് മുള്ളർ എൺപത്തഞ്ഞു goal കൾ അദ്ദേഹം മറികടന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് calender വർഷം തൊണ്ണൂറ്റൊന്ന് goal കൾ എന്ന സർവ്വകാല record സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഖത്തറിൽ വെച്ച് നടന്ന FIFA world cup ൽ അർജന്റീനയെ വിജയികൾ ആക്കുന്നയിൽ മുഖ്യ പങ്ക് വഹിച്ചു പലപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി കണക്കപ്പെ ആഹ് കണക്കാക്കപ്പെടുന്ന എക്കാലത്തെയും മികച്ച കളിക്കാര് ഒരാളായ്‌ കണക്കപ് ആഹ് കാണ പ്പെടുന്ന ചെയ്യുന്ന മെസ്സി record ഏഴ് ballon d 'or award കൾ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തേഴിൽ ജൂൺ ഇരുപത്തിനാലിന് അഹ് മെസ്സിയുടെ factory മായ മകനായി അർജന്റീന റൊസാരിയോ എന്ന സ്ഥലത്താണ് മെസ്സി ജനിച്ചത് ഇറ്റലിയിലെ അംഗൂന എന്ന നഗരത്തിൽ നിന്ന് നൂറ്റിമൂന്ന് ആയിരത്തിമൂന്ന് ഏർ മുന്നൂറ്റി എമ്പത്തി മൂന്നിൽ കുടിയേറി പാർത്തതാണ് മെസ്സിയുടെ പൂർവികനായ ഇൻഷിയോ ആഞ്ചലോ മെസ്സി അദ്ദേഹത്തിന് റോഡ്രിഗോ എന്നും മധ്യ എന്നും പേരുള്ള രാജ്യ ജേഷ് ആഹ് രണ്ട്‌ ജേഷ്ടൻമാരുണ്ട് കൂടാതെ മരിയ ഏർ എന്ന് പേരുള്ള ഒരു സഹോദരിയും. അഞ്ചാം വയസ്സിൽ

club ആയ ആ വയസ്സില് അദ്ദേഹത്തിന്റെ വളർച്ചക്ക് ആവശ്യമായ hormone ന്റെ കുറവ് തിരിച്ചറിയപ്പെട്ടു. അർജന്റീന ഒരു പ്രമുഖ club ആയ real players മെസ്സി ടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു എങ്കിലും മാസം തോറും തൊള്ളായിരം ചെലവു കൊണ്ട് അദ്ദേഹത്തെ ചികിൽസിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്നാൽ ബർസലോണ spotting director ക അഹ് ഏർ അദ്ദേഹത്തെ കഴിവിനെപ്പറ്റി ബോധവാനായിരുന്നു മെസ്സിയുടെ ബന്ധുക്കൾ സ്പെയിൻലെ കാറ്റലോങിലെ ലൈലയിൽ ഉണ്ടായിരുന്നു മെസ്സിയുടെ കളി നിരീക്ഷിച്ചെയ്‌ൽ ശേഷം ബർസലോണ അദ്ദേഹവുമായി കരാറിൽ ഏർപ്പെട്ടു അദ്ദേഹം സ്പൈൻലേക്ക് മാറി താമസിക്കണം ചികിത്സക്കുള്ള പണം club ഏറ്റെടുത്തു കൊള്ളാം എന്നവർ പറഞ്ഞു ഇതനുസരിച് അദ്ദേഹത്തിന്റെ കുടുംബം യൂറോപ്പിലേക്ക് മാറി താമസിക്കുകയും അദ്ദേഹം club ന്റെ youth team കൾ തുടങ്ങുകയും ചെയ്തു അദ്ദേഹത്തിന്റെ രണ്ട്‌ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ന ആഹ് നവംബർ പതിമൂന്ന് പതിമൂന്നിന് അദ്ദേഹത്തിന് പതിനാറ് വയസ്സ് പോർട്ടോമായുള്ള സൗഹൃദ മത്സരത്തിനു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

രണ്ടായിരത്തി അഞ്ചു മെയ് ഒന്നിന് അൽബായക്കെതിരെ അദ്ദേഹം തൻ്റെ ആദ്യ goal ബാഴ്‌സലോണക്കായി നേടി അപ്പോൾ മെസ്സിക്ക് പ്രായം പതിനേഴ് വയസ്സ് മാസം പത്ത് ഏഴു ദിവസമായിരുന്നു ബാഴ്‌സലോണക്കായി ഒരു മത്സരത്തിൽകൂടി goal നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിരനായി മെസ്സി മാറി രണ്ടായിരത്തി ഏഴ് മെസ്സി അഹ് സഹ സഹായത്തോടെ നേടിയ ഒരു goal ന്റെ ഗോർജ cricket record കൾ തകർത്ത്‌ മെസ്സി തന്റെ coach ആയ ബ്രെകോലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അദ്ദേഹമാണ് എന്റെ കളി ജീവിതം തുടങ്ങി വെച്ചത് എന്ന വസ്തുതക്ക് ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ പതിനാർ

ആ ആ പ്രാവശ്യം അദ്ദേഹത്തെ ഒന്നാം നിര team ലേക്ക് തിരഞ്ഞെടു തിരഞ്ഞെടുത്തു മെസ്സി ആ season ൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്നായി ആറ് goal കൾ സ്വന്തമാക്കി കൂടാതെ ആറ് ചാമ്പ്യൻമാ ലീ ഏർ champions league ൽ കളിക്കാൻ നിന്നായി ഒരു goal നേടി champions league ലെ രണ്ടാം ground ൽ രണ്ടാം ഭാഗം ചെൽസിക്കായിരുന്നു നടന്ന മത്സരം. ഇത്രയും പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു

ആ hello

എന്താ സുഖാണ് എന്തൊക്കെയാ അവിടത്തെ വർത്താനം

ആ

എന്ത് vacation ഒക്കെയല്ലേ വെർതെ വീട്ടിലിരിക്ക്യാണ്‌ ആ okay പ്പോ നമ്മക്കെന്നാ മ്മക്ക് നമ്മടെ യാത്രകളെ കുറിച്ച് സംസാരിച്ചാലോ ആ പറയാം okay നിങ്ങൾ ഏറ്റവും അടുത്തായിട്ട് ഏ എവടക്കാണ് യാത്ര പോയിട്ടുള്ളത് ഞാനീ അടുത്ത് എവടക്കും യാത്ര പോയിട്ടില്ലന്നുള്ളതാണ് ഞാന് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ ചാവക്കാട് പോയായിരുന്നു ആ okay അവിടുത്തെ അവിടെ പോയെൻറെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞെരുവോ അവിടെ ഞങ്ങള് ങ്ങളെ അമ്മായിടെ വീട്ട് പോയതാണ് അപ്പവിടടത്താണ് beach അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ പോയി ആ okay okay okay പിന്നെ beach ല് പോയപ്പോ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെ beach ല് ഒരുപാട് കാര്യങ്ങളെന്നെ ഇള്ളത്

നമുക്ക് കണ്ടിരിക്കാൻ തന്നെയൊരു തീർച്ചയായിട്ടും beach ന്ന് പറയുന്നതൊക്കെ ഭയങ്കര രസാണ് ആ ഒരു തിരമാല അവസാനല്ലാതെ അങ്ങനെ അടിച്ചു കൊണ്ടിരിക്കും ല്ലേ

അപ്പോ ഇനിയിപ്പോ നിങ്ങടെ അവടക്ക് എങ്ങനെയാണ് യാത്രെയ്യ യാത്ര പോയതെങ്ങനെയാണ്